job paper ഇപ്പൊ ഒരു certificate value ഇടക്ക് ഉണ്ടാവൂല experience തന്നെ വേണം experience കിട്ടാൻ ആദ്യം certificate വേണം. hello

ആഹ് അന്നിട്ട് ഇപ്പൊ ഇങ്ങനെ research ചെയ്തോണ്ട് ഇരിക്കാ?

ഉം job ഞാൻ പറഞ്ഞില്ലേ ഒരു post എടുക്കണം അത് കഴിഞ്ഞിട്ട് ഇപ്പം

അപ്പൊ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്.

ഈ part time ആയിട്ട് വല്ല job ചെയ്യാൻ interest ഉണ്ടോ? ഞാൻ ഇപ്പ ചെയ്യാൻ വിചാരിക്കുന്നില്ല നമ്മൾ course ന് പോവുകയാണെന്ന് പറഞ്ഞല്ലോ ആ സമയത്തു എനിക്ക് നോക്കണമെന്നുണ്ട്.

അപ്പൊ നമുക്ക് നോക്കാലോ നമ്മളുടെ നാട്ടിൽ പിന്നെ part time job ഒന്നും അത്രയും

ഉം ശരിയാണ് എന്തിനെപ്പറ്റിയാണ് focus ചെയ്യാൻ താല്പര്യം job

ഉം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതൊന്നും

അതല്ലാതെ ഇപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ

അപ്പൊ നമുക്ക് ഏത് field ആയാലും കൊഴപ്പമില്ല പിന്നെ ഈ art അങ്ങനത്തെയൊക്കെ ഉണ്ടാവൂലെ

അതിൽ നമ്മൾ ആഹ് ഞാൻ ഇങ്ങനെ അതിനെ പറ്റി നോക്കിയ സമയത്തു എന്താ minimum ഡിഗ്രി വേണമെന്നുണ്ട് any subject ട്ടോ എന്തിലായാലും പ്രശ്നമില്ല. നമ്മൾ എന്തിനായിക്കോട്ടെ നമ്മൾ apply ചെയുമ്പോൾ minimum degree ചോയ്ക്കുന്നുണ്ട് ഇപ്പോൾ

ഇപ്പൊ plus two ഒക്കെ നമ്മൾ ഒരു basic

ആഹ് pg

ഡിഗ്രി തൊട്ട് ഇപ്പൊ ഒന്നുമല്ലാതെ ആവുന്നുണ്ട് കാരണം ഒരുപാട് ഡിഗ്രിക്കാർ അല്ലെ. ഇനി നമ്മൾ pg ഉം PhD ഉം ഒക്കെ എടുക്കേണ്ടി വരും നല്ല job ഒക്കെ കിട്ടാനൊന്നുണ്ടെങ്കിൽ എനിക്ക് PhD എടുക്കാനൊക്കെ interest ഉണ്ട്

ഞമ്മടെ പേരിന്റെ front ഇൽ ഒരു doctor വരുമല്ലോ അത് ശരിയാ. ഉം അതൊരു power അല്ലെ?

അപ്പൊ അത് താല്പര്യം ഉണ്ട്. ഉം അതീ medical field ഒന്നും താല്പര്യം ഇല്ലേ അതിനെപ്പറ്റിയൊന്നും പറയുന്നത് കേട്ടില്ല

അതാണ് നോക്കാത്തതല്ലേ അതെ എനിക്കിഷ്ടമാണ് nursing ഒക്കെ ഇഷ്ടമാണ് ബാക്കിയുള്ളവർക്ക് service ചെയുക അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എന്താ ഇങ്ങനെയൊരു പ്രശനമുള്ളതുകൊണ്ടു hello

ആഹ്

എല്ലാം ready ആയി പക്ഷെ നമുക്ക് അതിൽ work ചെയാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അതൊരു ഇതല്ലേ

പിന്നെ

ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്

ആഹ് എന്താ ഞാൻ ഇപ്പ ഈ women ഒക്കെ women's ന് ഒക്കെ education ന്റെ ഇത് വേണമെല്ലോ അതില്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ തന്നെ സ്ഥാനമില്ലാത്ത പോലെയല്ലേ അത് ശരിയാണ് ഇപ്പൊ നമുക്ക് ഒരു education ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടുകാരുടെ ഇടയിൽ തന്നെ ഞമ്മള് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ

ഞമ്മക്ക് എല്ലാരേം പറഞ്ഞു convince ചെയ്യാനുള്ള ഒരു space ആഹ് അത് ശരിയാണ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഉം parents നെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ എത്ര വയസ്സായാലും ഓർക്ക് കുട്ടിയാണ് ഞമ്മള് പറയുന്നത് ആ ഒരു sense ലെ അവർ എടുക്കൂളൂ.

അത് ശരിയാ അല്ലെങ്കിലും ഇപ്പൊ ഓർക്ക് ഇപ്പ ഈ education നെ പറ്റിയിട്ട് ഇപ്പോൾ വലിയ idea ഉണ്ടാവൂല അപ്പൊ ഞമ്മള് തന്നെ അന്വേഷിച്ചു കണ്ടുപിടിച്ചു

ആഹ് അതെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആൾക്കാരുടെ ഇടയിൽ ഓർക്ക് ഒരു മടിയുമുണ്ടാവില്ല ഉണ്ടാവൂല നമ്മൾ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാലോ.

generation ഉള്ളവർക്ക് തന്നെ അപ്പൊ അതും കഴിഞ്ഞു വരുന്ന generation എന്തായിരിക്കും അപ്പോൾ ഉം ഇപ്പോ കല്യാണം കഴിക്കാൻ education

ആഹ് അതെ ഒപ്പം skill കൂടി ഉണ്ടെകിൽ നല്ലതാണ്. അത് ശരിയാ ഈ education അറിയുന്നത് വലിയ ഒരു ഇതാണല്ലോ.

എല്ലായിടത്തും ഇപ്പൊ ഒരേ പോലെ ഉണ്ടല്ലോ institute കൾ തന്നെ നമ്മളുടെ അടുത്തുള്ള city ഇൽ തന്നെ

കിട്ടുന്ന എന്താ ഇതുണ്ടല്ലോ certificate ന് അത്ര value ഇല്ല അത്അതും ശരിയാണ്

certifcate ന് value ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും affiliated ആയിട്ടുളള കോളേജിലോ പോയി പഠിക്കണം

ആഹ് അത് ഇടക്ക് അങ്ങനെയാണ് അത് പഠിച്ചവർ ഒക്കെ ഇടക്ക് ഓർ പിൻവലിക്കും ഇടക്ക് അത് ഉണ്ടാവും പോയി അല്ല calicut university യുടെ അങ്ങനെ പിൻവലിക്കുമെന്ന് ആഹ് calicut ന്റെ distant ഉണ്ടല്ലേ distance ഡിഗ്രി complete ചെയ്യാൻ പറ്റില്ലെങ്കിൽ distance ആയിട്ട് എടുക്കേണ് ആഹ് അല്ല ഡിഗ്രി ഇപ്പൊ നമുക്ക് എന്താ സപ്ലൈ കിട്ടൂലെ?

സപ്ലൈ അത് അങ്ങനെ ഒരു മൂന്ന് chance ഓ അങ്ങനെയെന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അതിനെ പറ്റി വല്ലാതെ അറിയില്ല. മൂന്ന് chance ഉള്ളു അല്ലെ

അത് ശരിയാ അത് കഴിഞ്ഞു അല്ല പിന്നെയെണ്ടട്ടോ കുറെ age ആയ ആൾക്കാർ ഇപ്പൊ ഡിഗ്രി എഴുതി എടുക്കാൻ നടക്കുന്നുണ്ട്.

സപ്ലൈ തന്നെ ഞമ്മള് regular exam എഴുതുമ്പോൾ തന്നെ സപ്ലൈ വന്നവർ സ്ഥിരം ആഹ് അതുണ്ട് ഉം ഇപ്പോൾ എല്ലാവര്ക്കും ഡിഗ്രി വേണം അതിപ്പോ age വ്യത്യാസം ഒന്നും ഇല്ല.

ഉം

ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല ഇപ്പൊ വല്ലാതെ പഠിക്കാൻ ഞാൻ ചെറിയ ഒരു course എന്തെങ്കിലും എടുത്ത് ഞമ്മക്ക് ഒരു job

ഞമ്മക്ക് ഒരുപാട് research ഒക്കെ നടത്താൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ

പക്ഷെ ഇന്നിപ്പോ exam ആയിട്ടേ തോന്നുള്ളു അതുണ്ടാവും മറ്റേ ഇപ്പ entrance എഴുതണ മാതിരി എന്തെങ്കിലും ആഹ് ഞമ്മക്ക് ഇങ്ങാട്ട് എന്തോ fund കിട്ടും ആഹ് പാസ്സായാലല്ലേ scholarship പോലെ അല്ലെ? scholarship പോലെ അത് അത്യാവശ്യം വലിയ amount ആട്ടോ അല്ല ഇപ്പൊ പഠിക്കാൻ തന്നെ കുറെ ഉണ്ടല്ലോ scholarship ഒക്കെ ആഹ് അത് ഞമ്മക്ക് ഇപ്പൊ job ചെയ്തു കിട്ടണപോലെയാണ് എന്ന് ഞാൻ പറയണ കേട്ടൂ അത്യാവശ്യം വലിയ amount ആണ് അന്നിട്ട് നമ്മൾ രണ്ടു വര്ഷം കൊണ്ട് എന്ത് ചെയ്യണം PhD എടുക്കാം ആഹ് അല്ലെ പഠിക്കുന്നവർക്ക് ഒരുപാട് opportunity ഉണ്ട് നമ്മൾ ഇറങ്ങി ചിന്തിക്കാനിട്ടും അന്വേഷിക്കാനിട്ടും ആണ് പ്രശ്നം ഒരുപാട് opportunity ഉണ്ടല്ലോ? ആഹ് പിന്നെ financially back ലേക്കാണ് അതുകൊണ്ടാ പഠിക്കാഞ്ഞേ അങ്ങനെ അതിനൊന്നും ഇപ്പൊ ഒരു voice ഇല്ല ഇപ്പൊ പഠിക്കാൻ ഒരുപാട് opportunity ഉണ്ട്.

ഉം ഇപ്പൊ ഇന്നുതന്നെ ഓരോന്ന് പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ ചോയ്ക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് യൂട്യൂബിൽ കേറിയാൽ തന്നെ ഒരു course നെ പറ്റിയിട്ട് details ഉം കിട്ടും ഉം education ഒക്കെ ഇപ്പൊ നല്ല opportunity ആണ് അവസരങ്ങൾ ഒക്കെ ഇപ്പോയുണ്ട് ഞമ്മളെ ഈ കാലഘട്ടത്തിൽ

എന്നിട്ട് brothers ഒക്കെ ഇപ്പൊ പഠിക്കുക തന്നെയല്ലേ?

ഉം പഠിച്ചു ഓരും ഇതേമാതിരി aviation ഉം അങ്ങനൊക്കെത്തന്നെയാണ് നോക്കണം? അല്ല വലിയ brother ഓൻ cs ആണ് എടുത്തിക്കണേ ഓന്ക്ക് പിന്നെ അതിൽ interest ഉണ്ട്.

practical ആയിട്ട് ഞാനൊക്കെ ഇൽ പഠിക്കാനേൽക്കാളും മറക്കൂലല്ലോ ആഹ് അതിനെ base ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ exam ഇൻ ചോയ്ക്കെ ഇപ്പൊ നമ്മൾ ഒരു practical ചെയ്തു കഴിഞ്ഞ ഇപ്പൊ നമ്മൾ ഒരു program ചെയ്യാൻ കഴിഞ്ഞ ഞമ്മക്ക് exam എഴുതുമ്പോൾ നല്ല സുഖമുണ്ടാവും കാരണം ഓർ ചോയ്ക്കുക എങ്ങനെയാണ് അതിന്റെ code എഴുതുക ഈ ഇന്ന code കൊടുത്തേക്കണ് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോ അതൊക്കെ ചെയ്യാൻ അറിഞ്ഞ നമുക്ക് അറിയാലോ

നമുക്ക് അത്യാവശ്യം language ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം.

ആഹ് ഈ cs എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഞമ്മള് മനസിലാക്കി പഠിക്കണം ഓരോ program ഞമ്മക്ക് ഇങ്ങനെ read ചെയ്യാൻ തന്നെ പഠിക്കണമെല്ലോ കാണുമ്പോൾ തന്നെ

അതിന് ഈ cs നു തന്നെ project ഒക്കെ വരുന്നത് ഞമ്മള് ഓരോ applications ഉണ്ടാക്കണം അങ്ങനൊക്കെ തന്നെയല്ലേ? അത് ശരിയാ applications ഉണ്ടാക്കാൻ തന്നെ അത് ശരിക്കും പറഞ്ഞ മനസിലാവും നമുക്ക് ഈ field പറ്റുമോ ഇല്ലയോ എന്ന്

എന്നാ ഇനി പിന്നെ വിളിക്കുന്നുണ്ട്

അതുപോലെതന്നെ football നെ കുറിച്ചിട്ടും cricket നെ കുറിച്ചും അത്യാവശ്യം ഒക്കെ ചർച്ച ചെയ്തു ഇനി നമ്മള് നമ്മക്കറിയാം sports ന്ന് പറഞ്ഞാല് ലോകത്താകമാനം വികസിച്ച അല്ലെങ്കിൽ പ്രസിദ്ധി ആർജിച്ച sports cricket football പോലത്തെ ഏർ sports ഇനങ്ങളാണെങ്കിൽ കൂടി മറ്റു sports ഇനങ്ങൾ കൂടി ച ഇതിൽ ചർച്ചചെയ്ത് ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുവാണ് അതുപോലെതന്നെ മറ്റു sports ഇനങ്ങളുടെ ഗുണങ്ങളും അതിൻ്റെ ദോഷവശങ്ങളും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാണ് മിദിലാജ് തീർച്ചയായിട്ടും olympics നെക്കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടാകും അതിൽ ഈ olympics ലെ sports ഇനത്തിൽ ഉൾപ്പെടുന്നത് വെറുമൊരു football ഓ cricket ഓ മാത്രമ cricket ന്

ഈ olympics ഇനത്തിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് അപ്പൊ olympics ന്ന് പറഞ്ഞ നിങ്ക് നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയൊരു sports വേദിയാണ് olympics അപ്പൊ

hockey യിൽ ഏറ്റവും പ്രശസ്തി ആർജിച്ച അതിൽ വലിയ തോതിൽ തന്നെ സ്വാധീനം ചെലുത്തപ്പെട്ട രാജ്യം കൂടിയാണ് ഇന്ത്യ അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ് മിദിലാജിന് മറ്റു sports ഇനങ്ങളെയൊക്കെകുറിച്ചിട്ട് എന്താണ് മിദിലാജിന് മിദിലാജിന് താല്പര്യമുള്ള sports ഇനം ഏതാ അങ്ങനത്തെ എന്തെലും ഒക്കെ കുറിച്ച് മിദിലാജിന് എന്താണ് സംസാരിക്കാനുള്ളത് സജാദേ നമ്മള് പ്പോ spo sports നെക്കുറിച്ച് സംസാരിക്കുമ്പോ football നെ sports ൻ്റെ പൊതുവായിട്ടുള്ള merit കളും demerit കളും സംസാരിച്ചു അതുപോലെതന്നെ football നെക്കുറിച്ച് cricket നെക്കുറിച്ചും ചെറിയ രീതിയിലെല്ലാം നാം നമ്മള് സംസാരിക്കുകയുണ്ടായി ഇനി മറ്റ് എന്നാന്ന് sports മേ കായിക മേഖലകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സജാദേ ഏതൊരു കായികയിനത്തെ എടുത്ത് നോക്കിയാലും അതിനു അതിൻ്റെതായ merit കളും demerit കളും ഉണ്ടായിരിക്കും ഏർ ഓരോ ഒരു കായിക ഇനത്തിലത്തു നോക്കിയാൽ അതിന് ഒരുപാട് merit കളുണ്ടെങ്കിൽ കൂടി മറ്റൊരു വശത്തിലൂടെ നോക്കുമ്പോൾ അതിന് Demerit കളും ഉണ്ടായിരിക്കും നമ്മുടെ Football ഉം Cricket ഉം എല്ലാം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അവിടെ Football നൊരുപാട് Merit കളും Demerit കളും നമ്മൾ പറഞ്ഞല്ലോ അതുമാതിരി തന്നെ hockey എടുത്താലും മറ്റ് volley ball എടുത്താലും ഏതെടുത്താലും ഏർ അതിന് Merit കളും Demerit കളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എങ്ങ എന്തൊക്കെ പറഞ്ഞാലും കായിക ഇനങ്ങളെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന്‌ നല്ലതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആരോഗ്യത്തിന് അവൻ്റെ ആരോഗ്യം നിലനിർത്താനും അവൻ്റെ നല്ലതായ ആരോഗ്യം നിലനിർത്താനും അത് സംരക്ഷിച്ചു കൊണ്ടുപോകാനും അവന്റെ ഒരാളുടെ സ്ഥിരമായിക്കൊണ്ടുള്ള sports practice ലൂടെ അവന് സാധിക്കുമെന്നുള്ളതാണ് ഏതൊരാളുടെ ഏതൊരു നിത്യമായി കൊണ്ട് കായിക മേഖലയിൽ ഏർപ്പെട്ട ഏതൊരാൾക്കും അവൻ്റെ ആരോഗ്യത്തെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരിക്കും

അതിനിപ്പോ Long jump ആയാലും High jump ആയാലും മറ്റ് ഏത് ഇനങ്ങൾ ആയാലും നമുക്കറിയാം ഇന്ന് ചെറിയ Class കൾ മുതൽ തന്നെ നമ്മുടെ School കളിലെല്ലാം ചെറിയ Class കൾ മുതൽ തന്നെ എല്ലാവരും Sports കൾക്കും വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നുണ്ട് അവർക്ക് വേണ്ട Coaching നൽകിക്കൊണ്ടും പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടും അവരെ